നമസ്കാരം നന്ദന സുഖമാണ് നല്ലവിശേഷങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാ ഞാൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞേ ഒള്ളു എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ കുറച്ചു പച്ചക്കറികൾ കൃഷി ചെയ്തെടുത്തിരുന്നു അതുവെച്ചാണ് ഇന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത്

എൻ്റെ അമ്മയ്ക്കാണ് എറ്റവും കൂടുതൽ ആഗ്രഹം കൃഷി ചെയ്യാൻ അപ്പോൾ ഞങ്ങളീപ്പുറത്തുനിന്നു വാങ്ങുന്ന പച്ചക്കറികളിൽ കുറെ മരുന്നൊക്കെ അടിക്കുന്നുന്നതുകൊണ്ടു അത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം ദോഷകരവുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങടെ വീട്ടിൽ തന്നെ പച്ചക്കറിക്കൃഷി ചെറുതായിട്ട് ഞങ്ങടെ വീട്ടിലുള്ള എല്ലാവര്ക്കും കഴിക്കുന്ന രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുമെന്നു കരുതിയിട്ടാണ് തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയതിനുശേഷമാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും എനിക്കുമൊക്കെ വളരെ അധികം താല്പര്യം കൂടിയിട്ടുണ്ട് പിന്നെ അത് കഴിച്ചതിലൂടെ വളരെ സന്തോഷവും ഒരു മനസ്സിനൊരു സമാദാനവും ശരീരത്തിന് നല്ലതാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെയൊരു ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അതെ അതെ നന്ദന പറഞ്ഞത് ഞാൻ ശ്രെദ്ധിച്ചായിരുന്നു മറ്റെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ മഞ്ജുവാര്യരുടെ ചലച്ചിത്രത്തെ പറ്റി അത് കണ്ടതോടെയാണ് എൻ്റെ അമ്മയ്ക്കും ഈ കൃഷിയോട് താല്പര്യം വന്നത് പിന്നെ ആദ്യമായി ഞങ്ങൾ ചെയ്‌തത്‌ വെറുതെയൊന്നു ചെയ്തുനോക്കിയതായിരുന്നു കുറച്ഛ് ചീരവിത്തുതളിച്ചിട്ട് ചീരവിത്ത് കുറച്ചുനാൾനോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചു ചീര കിട്ടി പിന്നെ അതിൽ നിന്നാണ് ഒരു തുടക്കം തുടങ്ങിയത് പിന്നെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ് അവിടെയാണെങ്കിൽ വാഴക്കൃഷിയുണ്ട് പിന്നെ അതിൽ നിന്നും കുറെ സാമ്പത്തികപരമായി സഹായം ലഭിച്ചിട്ടുമുണ്ട് അവിടെ എന്തെങ്കിലും വേറെരീതിയിലുള്ള കൃഷികൾ ഉണ്ടോ അതെയെല്ലേ ഞങ്ങടെ ഇവിടെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അയൽക്കൂട്ടത്തിൽകൂടി ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മിക്കവർക്കും അതിനു സമയമില്ല അതാണ് ഏറ്റവും വലിയാ ഒരു പ്രശ്നമിപ്പോൾ ഞങ്ങള്കാണുന്നത് മിക്കവരും ഈ വലിയ വലിയ സ്ഥലത്തൊക്കെ വർക്കുചെയ്യുന്നു ജോലിയെടുക്കുന്നതുകൊണ്ട് അവർക്ക്‌കുറെ സമയപരുത്തിയുണ്ട് അപ്പോൾ അതിനൊക്കെ നോക്കിനടക്കാനായിട്ടുള്ള സമയമിവർക്കില്ല പക്ഷെ നമ്മൾ അതിൽനിന്നും സമയംകണ്ടെത്തി അത് ഈ കൃഷിക്കുവേണ്ടി കുറച്ചുനേരം ചിലവഴിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഉപകാരപ്പെടുകയൊള്ളു നമ്മുടെ ശരീരത്തിനും മൊത്തത്തിൽ നമുക് ഒരു കുടുംബത്തിനും എല്ലാത്തിലും അത് ഈ വിഷബാധയുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുന്നതിലും നല്ലതു വളരെയധികം നല്ലത് നമ്മൾ സ്വന്തമായിട്ട് കുറച്ചു കൃഷി ചെയ്‌ത്‌ അത് ഉപയോഗിക്കുന്നതാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട് കുമ്പളത്താണ് അപ്പോൾ അവിടെയാണെങ്കിൽ മീൻകൃഷിയൊക്കെയുണ്ട് അതാണെങ്കിൽ ഈ വെള്ളക്കെട്ടിൽ ഒക്കെ കെട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു കൃഷിയാണ് അത് കണ്ടിട്ടുണ്ടോ എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടില് അങ്ങിനെ മീൻകൃഷിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ എല്ലാ ആഴ്ചയും കുമ്പളത്തേക്ക് പോവാറുണ്ട് അപ്പോൾ പോണവഴി ഞങ്ങൾ അവിടെന്നു നല്ല മീനൊക്കെ വാങ്ങാറുണ്ട് കരിമീൻ ചെമ്മീൻ അതൊക്കെയാണ് എപ്പോഴും വാങ്ങാറുള്ളത് പിന്നെ ഇടയ്ക്കൊക്കെ കക്കയിറച്ചിയൊക്കെ വാങ്ങാറുണ്ട് ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ എന്താ ഇതിൽ വിഷങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങാൻ തന്നെയൊരു താല്പര്യമുള്ളത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ എൻ്റെ ഈ സ്തലത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ മൊത്തം വിഷങ്ങളൊക്കെ അടിച്ച ഈ മീനുകളായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ ഇവിടെ കുറച്ചു യാത്രചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുമ്പളത്തേക്കൊക്കെ പോയിട്ട് അല്ലാണ്ട് ആലപ്പുഴയാണെങ്കിൽ അവിടെയും ഇങ്ങനെ കൃഷിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നന്ദന പറഞ്ഞപോലെ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതെ അതെ നമ്മുടെ കര്ഷകരാണെങ്കിലിപ്പോൾ വളരെയധികം പ്രശ്നത്തിലാണ് കുറെ കുറെ വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ സർക്കാറിൽ നിന്നും ആവശ്യത്തിനുള്ള ഈ ചെലവുകളും അവര് കൊടുക്കുന്ന ഈ ഇതൊക്കെ ഒന്നും കിട്ടുന്നില്ല അവർക്ക് മര്യാദക്ക് അപ്പോൾ അതുമൂലം അവർ കുറെ കുറെ പ്രശനം അനുഭവിക്കുന്നുണ്ട് ഇവർ ആത്മഹ്യത്യക്കുവരെ ശ്രെമിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ സർക്കാർ ശരിയാക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ് എന്താ നമ്മുടെ ഈ കർഷകർ എന്നുപറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു വെല്യ ഒരു ഭാഗമാണ് അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സർക്കാർ തന്നെയാണ് അപ്പോൾ അതിനെ പറ്റി എന്താണ് നന്ദനയുടെ അഭിപ്രായം

എന്റെ വീട്ടിൽ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിവരുന്ന ഇതൊക്കെയാണ് ഞങ്ങൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് അത് ആദ്യം ഞങ്ങൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചുവെച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ അത് വളമായിട്ട് ഞങ്ങൾ ഇട്ടുകൊടുക്കും അതുകൊണ്ട് തന്നെ ഇതു നല്ലവണ്ണം തഴച്ചു വളരുന്നുണ്ട് അതെയതെ നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഈ ബാക്കിവരുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങളും അതൊക്കെ എങ്ങോട്ടു കളയുമെന്നുള്ള ഒരു ഇതിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത് അത് കളയാൻ തന്നെ സർക്കാരിൽ നിന്നുവരുന്ന ആൾക്കാർ വരെയുണ്ട് ഇത് എടുത്തോണ്ട് പോവാനായിട്ട് അപ്പോൾ അതിലും നല്ലതു നമ്മൾ ഈ വരുന്ന ഈ ഭക്ഷണത്തിൻ്റെ അംശമെല്ലാം ഒരു ഇതിൽ സൂക്ഷിച്ചുവെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽതന്നെയെന്തെങ്കിലും ഒരു ചെടിയൊക്കെ നട്ടിട്ട് ചെടി പോട്ടെ കൃഷിക്ക് ചെയ്യാനായിട്ടുള്ള ഈ തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക അതൊക്കെവെച്ചിട്ട് കുറച്ച് കുറച്ച് വളമിട്ടുകൊടുത്തുകഴിഞ്ഞാൽ

അതെ എൻ്റെ വീട്ടിലും ചെയ്യാറുണ്ട് പിന്നെ അങ്ങിനൊക്കാണ് എൻ്റെ വീട്ടിൽ അല്ലാണ്ട് വേറെ എൻ്റെ അമ്മേടെവീട്ടിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വാഴക്കൃഷിയുണ്ടെന്ന് അതിനായിട്ടാണെങ്കിൽ അവരാണെങ്കിൽ വളരെ നന്നായിട്ടാണ് അവർനോക്കുന്നത് അതിൽ മരുന്നൊന്നും അടിക്കാണ്ടാണ് അവർ വാഴപ്പഴം വിൽക്കുന്നത് പക്ഷെ ഈ വാഴപ്പഴം വിൽക്കുമ്പോഴാണെങ്കിൽ ഇവർക്ക് അതിൽനിന്നും ലാഭമൊന്നും അധികം കിട്ടുന്നില്ല കാരണം നേരത്തെ നന്ദന പറഞ്ഞപോലെ അതിന്റെ ഇടയ്ക്കു വരുന്ന ആളുകളും കൂടിയിട്ട് ഇങ്ങോട്ടേക്കു വരുമ്പോൾ അതിൻ്റെ കാശ് നല്ലോണം കൂടുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് തിരിച്ച് ആ കാശ് കിട്ടുന്നില്ല അതുകൊണ്ടുതന്നെ അത് വളരെയധികം നഷ്ടത്തിലാണ് എന്നാലും കുറച്ച് ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് സമ്പത്തികപരമായിട്ട് അത് സഹായിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് തീരെ കിട്ടാറില്ല ഒന്നും അതെ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നമ്മൾ വിദ്യാലയം തൊട്ടു തന്നെ ഈ കൃഷിയൊക്കെ പഠിപ്പിച്ചുകൊടുക്കണം എന്നതാണ് എൻ്റെ വിദ്യാലയത്തിൽ ആണെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറെ വിത്തുകളൊക്കെ തന്നിരുന്നു എന്നിട്ട് അത് ഓരോ മാസം കൂടുമ്പോൾ അതെങ്ങിനെയായി വളർന്നോ എന്നൊക്കെ അന്വേഷിക്കാൻ ആൾക്കാർ ഉണ്ടായി പിന്നീട് പക്ഷെ അത് മുന്നോട്ടുപോവാൻ മുന്നോട്ടുപോയികൊണ്ടൊന്നുമിരുന്നില്ല അകെ ആ ഒരു സമയത്ത് എടുക്കുന്നോരിതല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയിട്ട് അതികം ഇതൊന്നുമുണ്ടായില്ല അപ്പോൾ നമ്മൾ കൂടുതലും ഈ വിദ്യാലയങ്ങളിൽ കൊറച്ച്കൂടി ഈ കാര്യങ്ങളെയൊക്കെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും വിദ്യാർത്ഥികളെ അതിനെപ്പറ്റി പറഞ്ഞുമനസിലാക്കുകയൊക്കെ ചെയ്‌തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതെ നന്ദി നന്ദി ശരി നമുക്ക് പിന്നെക്കാണുമ്പോൾ സംസാരിക്കാം